GChem3Dയുടെ ഫീച്ചർസ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇവിടെ പഠിക്കുന്നത് മേനു ബാർ ഫൈൽ ടൈപ്പ് ഫോർമാറ്റ്സ് വിവിധ മോഡൽ ടൈപ്സ് ബാക്ക്ഗ്രൌണ്ട് കളർ മാറ്റുന്നത്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് ഓസ് വെർഷൻ 1204
ഗ്ചെമ്പെയിന്റ് വെർഷൻ 01210
gchem3ഡ് വെർഷൻ 01210
ഈ ട്യൂട്ടോറിയലിനായി ഗ്ചെമ്പെയിന്റ് പരിചിതമായിരിക്കണം
അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഞാൻ ഒരു പുതിയ ഗ്ചെമ്പെയിന്റ് വിൻഡോ തുറന്നിട്ടുണ്ട്
ടെംപ്ലേറ്റ്സ് ഡ്രോപ്പ് ഡൌൺ ഉപയോഗിച്ച് ഞാൻ ഡിസ്പ്ലേ areaയിൽ Adenosineന്റെ സ്ട്രക്ചർ ലോഡ് ചെയ്യുന്നു
ഫയൽ സേവ് ചെയ്യാനായി ടൂൾ ബാറിലെ സേവ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക
സേവ് എഎസ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു
GChem3Dൽ ഈ ഫയൽ കാണുന്നതിനായി mol mdl pdb തുടങ്ങിയ ഏതെങ്കിലും formatകളിൽ ഇത് സേവ് ചെയ്യണം
ഫയൽ നെയിം adenosineപിഡിബി എന്ന് ടൈപ്പ് ചെയ്യുക
ഫയൽ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാനായി ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യുക
സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഞാൻ ഗ്ചെമ്പെയിന്റ് വിൻഡോ ക്ലോസ് ചെയ്യുന്നു
ഇപ്പോൾ gchem3ഡ് ആപ്പ്ളിക്കേഷനെ കുറിച്ച് പഠിക്കാം
GChemPaintന്റെ ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആയി gchem3ഡ് സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് ഇൻസ്റ്റോൾ ചെയ്യാവുന്നതാണ്
സിനാപ്റ്റിക് പാക്കേജ് Managerലേക്ക് പോകുക
ക്വിക്ക് ഫിൽട്ടർ boxൽ ഗ്ചെമ്പെയിന്റ് എന്ന് ടൈപ്പ് ചെയ്യുക
ഗ്ചെമ്പെയിന്റ് utilitiesന്റെ പൂർണ്ണമായ installationന് ആയി gcu പ്ലഗിൻ libgcu ഡിബിജി gcu ബിൻ എന്നിവ ഇൻസ്റ്റോൾ ചെയ്യുക
ഞാൻ നേരത്തേ തന്നെ ഈ ഫയലുകൾ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്
gchem3ഡ് ഒരു moleculeന്റെ സ്ട്രക്ചർ 3 dimensionalൽ കാണുവാൻ സഹായിക്കുന്നു
ഇത് GChemPaintന്റെ യൂട്ടിലിറ്റി ഫീച്ചർ ആണ്
GChemPaintൽ വരയ്ക്കുന്ന structureകൾ GChem3Dൽ കാണാൻ കഴിയുന്നു
gchem3ഡ് തുറക്കുവാനായി ഡാഷ് Homeൽ ക്ലിക്ക് ചെയ്യുക
അപ്പോൾ കാണുന്ന സെർച്ച് ബാറിൽ gchem3ഡ് എന്ന് ടൈപ്പ് ചെയ്യുക
മോളിക്യൂൾസ് വ്യൂവർ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക
gchem3ഡ് വ്യൂവർ വിൻഡോയിൽ Menubarഉം ഡിസ്പ്ലേ areaഉം ഉണ്ട്
GChem3Dയിലെ പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ കമാൻഡുകളും Menubarൽ ഉൾകൊള്ളുന്നു
തുറന്നിട്ടുള്ള ഫയലിലെ ഉള്ളടക്കം ഡിസ്പ്ലേ areaയിൽ കാണുന്നു
ഫയൽ തുറക്കുവാനായി ഫൈൽ തിരഞ്ഞെടുത്ത് ഓപ്പൻ ക്ലിക്ക് ചെയ്യുക
ഓപ്പൻ ഡയലോഗ് ബോക്സ് തുറക്കുന്നു
നിങ്ങൾക്ക് തുറക്കേണ്ട ഫയൽ തിരഞ്ഞെടുക്കുക
ഞാനെന്റെ ഡെസ്ക്ടോപ്പിൽ adenosineപിഡിബി തിരഞ്ഞെടുക്കുന്നു
ഓപ്പൻ ക്ലിക്ക് ചെയ്യുക
ഫയൽ ഡിസ്പ്ലേ areaയിൽ കാണുന്നു
ഇപ്പോൾ കാണുന്നതിനെ ഒരു ഇമേജ് ആയി സേവ് ചെയ്യുന്നതെങ്ങനെ എന്ന് നോക്കാം
ഫൈൽ ക്ലിക്ക് ചെയ്ത് സേവ് എഎസ് Imageലേക്ക് പോകുക
സേവ് എഎസ് ഇമേജ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു
താഴെയുള്ള വിഡ്ത് ഹെയ്റ്റ് പാരാമീറ്റർസ് ശ്രദ്ധിക്കുക
ഡിഫാൾട്ട് ഇമേജ് സൈസ് Widthഉം Heightഉം 300 പിക്സൽസ് ആണ്
സ്ക്രോളർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ മൂല്യങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം
ഫൈൽ ടൈപ്പ് ഓപ്ഷൻ നോക്കാം
gchem3ഡ് വിവിധ ഫയൽ formatsനെ പിന്താങ്ങുന്നു
വിആർഎംഎൽ പിഡിഎഫ് പിഎൻജി തുടങ്ങിയ ഫൈൽ ടൈപ്സ് ഡ്രോപ്പ് ഡൌൺ ലിസ്റ്റിൽ ലഭ്യമാണ്
ഒരു ഫൈൽ typeഉം എടുത്ത് പറയുന്നില്ലെങ്കിൽ gchem3ഡ് ഫയൽ നെയിമിൽ നിന്നും ഫൈൽ ടൈപ്പ് കണ്ടുപിടിക്കുന്നു
ഈ ശ്രമം പരാജയപ്പെട്ടാൽ ഡിഫാൾട്ട് ഫയൽ ടൈപ്പ് ആയ വിആർഎംഎൽ ഉപയോഗിക്കും
നമുക്ക് ഈ സ്ട്രക്ചർ വിആർഎംഎൽ ഫയൽ ഫോർമാറ്റിൽ സേവ് ചെയ്യാം
വിആർഎംഎൽ ഡോക്യുമെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക
ഫയലിന്റെ പേര് അഡെനോസിനെ എന്ന് ടൈപ്പ് ചെയ്യുക
ഫയൽ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാനായി ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യുക
സേവ് ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ നമുക്ക് വിആർഎംഎൽ ഫൈൽ ടൈപ്പ് എന്താണെന്ന് പഠിക്കാം
wrl എക്സ്റ്റൻഷനോട് കൂടിയ ഒരു ടെക്സ്റ്റ് ഫയൽ ഫോർമാറ്റ് ആണ് വിആർഎംഎൽ
3ഡ് ബഹുഭുജത്തിന്റെ ഗുണങ്ങളായ മൂലകൾ വശങ്ങൾ പ്രതലത്തിന്റെ നിറം തുടങ്ങിയവ നൽകാൻ കഴിയുന്നു
വിആർഎംഎൽ ഫയലുകൾ ഗ്സിപ്പ് ആയി കംപ്രസ് ചെയ്തിട്ടുള്ള പ്ലെയിൻ ടെക്സ്റ്റ് ആണ്
3ഡ് മോഡലിങ് പ്രോഗ്രാമുകൾ ഇതിൽ ഒബ്ജക്റ്റുകളും ദൃശ്യങ്ങളും സേവ് ചെയ്യുന്നു
ഇപ്പോൾ സേവ് ചെയ്യപ്പെട്ട ഫയൽ തുറക്കാം
adenosineഡബ്ല്യൂആർഎൽ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൻ വിത്ത് ടെക്സ്റ്റ് എഡിറ്റർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക
structureനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ടെക്സ്റ്റ് എഡിറ്റർ നൽകുന്നു
ഇപ്പോൾ പേജ് Setupലേക്ക് പോകാം
gchem3ഡ് പ്രിന്റ് ചെയ്യാൻ 300 ഡിപിഐ റെസല്യൂഷൻ ഉപയോഗിക്കുന്നു
പേജ് സെറ്റപ്പ് പ്രോപ്പർട്ടീസ് GChemPaintലേത് പോലെയാണ്
ഗ്ചെമ്പെയിന്റ് ട്യൂട്ടോറിയൽ നേരത്തേ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്
വിൻഡോ ക്ലോസ് ചെയ്യുന്നു
വ്യൂ മെനുവിലേക്ക് പോകാം
വ്യൂ മെനു തിരഞ്ഞെടുക്കുക
നാല് മോഡൽ ടൈപ്പുകൾ ഉപയോഗിച്ച് gchem3ഡ് ഒരു മോളിക്യൂൾ കാണിക്കുന്നു
ബോൾസ് ആൻഡ് സ്റ്റിക്ക്സ് സ്പേസ് ഫില്ലിംഗ് സിലിൻഡേർസ് വയർഫ്രെയിം
ഡിഫോൾട്ട് മോഡൽ ബോൾസ് ആൻഡ് സ്റ്റിക്ക്സ് ആണ്
മൾട്ടിപ്പിൾ bondഉം ബോണ്ട് പൊസിഷനുകളും ഈ മോഡൽ ഉപയോഗിച്ച് കാണാൻ കഴിയുന്നു
ഞാൻ സ്പേസ് Fillingൽ ക്ലിക്ക് ചെയ്യുന്നു
നിങ്ങൾക്ക് ഇപ്പോൾ ആ വ്യത്യാസം കാണാം
സ്പേസ് ഫില്ലിംഗ് മോഡൽ moleculesനെ കോംപാക്ട് രൂപത്തിൽ കാണിക്കുന്നു
സിലിൻഡേർസ് മോഡൽ structureനെ സിലിൻഡ്രിക്കൽ pipeകളുടെ രൂപത്തിൽ കാണിക്കുന്നു
വയർഫ്രെയിം മോഡൽ സ്കെലറ്റൽ സ്ട്രക്ചർ കാണിക്കുന്നു
ബോൾസ് ആൻഡ് sticksലേക്ക് തിരികെ വരാം
ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൌണ്ട് colorലേക്ക് പോകുന്നു
ഡിഫോൾട്ട് ബാക്ക്ഗ്രൌണ്ട് കളർ കറുപ്പാണ്
വ്യൂ മെനുവിൽ നിന്ന് ബാക്ക്ഗ്രൌണ്ട് കളർ തിരഞ്ഞെടുക്കുക
ഒരു സബ്മെന് തുറക്കുന്നു
submenuവിന് അവസാനമുള്ള കസ്റ്റം കളർ തിരഞ്ഞെടുക്കുക
ബാക്ക്ഗ്രൌണ്ട് കളർ വിൻഡോ തുറക്കുന്നു
നമുക്ക് ആവിശ്യമുള്ള നിറം തിരഞ്ഞെടുക്കുന്നതിനായി ഒന്നിലധികം ഫീൽഡുകൾ ഈ വിൻഡോയിൽ ഉണ്ട്
ഹ്യൂ ഉപയോഗിച്ച് ബാക്ക്ഗ്രൌണ്ട് കളർ മാറ്റുവാൻ കഴിയുന്നു
സ്ക്രോളർ ക്ലിക്ക് ചെയ്യുമ്പോൾ കളർ circleലും മൂല്യത്തിലും വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക
സാച്ചുറേഷൻ ഉപയോഗിച്ച് നിറത്തിന്റെ കാഠിന്യത്തിൽ മാറ്റം വരുത്താം
വാല്യൂ ഉപയോഗിച്ച് ആർജിബി combinationനിൽ മാറ്റം വരുത്തിയാൽ ഒരേ നിറത്തിന്റെ വിവിധ ഷെയിഡുകൾ ലഭിക്കും
ഒരു എയ്ഡ്രോപ്പർ ഐക്കണോട് കൂടിയ പ്രിവ്യൂ ബോക്സ് ഇതാണ്
എയ്ഡ്രോപ്പർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക
ഇഷ്ടമുള്ള നിറം തിരഞ്ഞെടുക്കാനായി കളർ ringൽ ക്ലിക്ക് ചെയ്യുക
ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
സ്ക്രീനിൽ ബാക്ക്ഗ്രൌണ്ട് കളർ മാറുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് വിവിധ മെനസ് ഫൈൽ ടൈപ്പ് ഫോർമാറ്റ്സ് മോഡൽ ടൈപ്സ് ബാക്ക്ഗ്രൌണ്ട് കളർ മാറ്റുന്നത്
അസൈൻമെന്റ് 1
GChemPaintൽ നിന്ന് ഒരു സച്ചറിടെ ലോഡ് ചെയ്ത് ഫയൽ mdl formatൽ സേവ് ചെയ്യുക
മോളിക്യൂൾസ് viewerൽ സ്ട്രക്ചർ തുറക്കുക
പിഎൻജി പിഡിഎഫ് ഫയൽ ടൈപ്പുകളിൽ ഇമേജ് സേവ് ചെയ്യുക
വിവിധ ബാക്ക്ഗ്രൌണ്ട് കളറുകൾ പരീക്ഷിച്ച് നോക്കുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ